അവധിക്കാലമായിട്ട് നീ എങ്ങോടും പോയതൊന്നുമില്ല? വെറുതെ വീട്ടിലിരിക്കുകയാണ്? കുറച്ച് ദിവസമൊക്കെയായില്ലേ.

ഒരു ഒന്നര മാസം ഒക്കെ ഇല്ലേ. എങ്ങോടെങ്കിലുമൊക്കെ പോവണ്ടേ?

ഞാൻ ഗോവക്ക് പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ഗോവക്കോ? ഞാൻ ഇത് വരെ പോയിട്ടൊന്നുമില്ല. നീ ഓൾറെഡി പോയിട്ടില്ലേ അങ്ങോട്?

ആഹ്. ഓക്കേ. ഓക്കേ. ആഹ്. ഗോവക്ക് പോയിട്ടില്ലാലേ. ആ. ഓക്കേ.ഓക്കേ. നീ എന്താ ഗോവയെക്കുറിച്ച് അന്വേഷിച്ചാ? എങ്ങനെ? ഞാനും ബിലാലും വരാൻ പറ്റുമോ? ആ വന്നോടാ. ഗോവയിൽ ഒരുപാട് ഫോർട്ട് ഉണ്ട്. ഗോവയിൽ നമ്മൾ പനാജി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ അതിൽ അവിടെ തന്നെയായിട്ട് കുറെ ഫോർട്ടുകളുണ്ട്. പഴയ കാല ഇന്ത്യയുടെ ചരിത്രങ്ങൾ പറയുന്ന കുറെ ഫോർട്ടുകളുണ്ട്. പിന്നെ

ആഹ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ കുറെ ബീച്ചുകളുണ്ട്. അത് തന്നെയല്ലേ ഗോവയുടെ സൗന്ദര്യം. ഒരുപാട് ബീച്ചുകളുണ്ട് അവിടെ. മ്മ്. മ്മ്. മ്മ്. ആഹ്. ഗോവ അല്ലെ.

ആഹ്. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഗോവ വളരെ പ്രശസ്തമല്ലേ. പിന്നെ അതേപോലെ അവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട്.

പിന്നെ ഇ ഒരുപാട് ഇന്ത്യയുടെ പഴയകാല മ്യൂസിയങ്ങളും മ്മ്. നമ്മൾ ഇവിടെ തീവണ്ടി കേറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എവിടെയാ ഇറങ്ങുക?

മ്മ്. എടാ, ഇതിപ്പോൾ നമുക്ക് ഒരു മാസമോ ഒന്നര മാസമോ ഒഴിവില്ലേ? അപ്പോൾ നമുക്ക് ഒരു രണ്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഗോവയിൽ പോവാം. അതിന് മുൻപ് നമുക്ക് ഇവിടുത്തെ തദ്ദേശീയമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഗോവക്ക് പോയാൽ മതി. ഗോവയിൽ തന്നെ ഒന്ന് ഒരുങ്ങി പോകണം.

അതായത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പോയാൽ നമുക്ക് പുതിയ വർഷം കൂടി അതിന്റെ പാർട്ടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. മ്മ്. മ്മ്. മ്മ്. ഞാൻ പറയുന്നതേ നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാലോ? ഏഹ്? ഈ ഇവിടെ ഇവിടെ നമുക്ക് കേരളത്തിൽ തന്നെയുള്ള എവിടെയെങ്കിലും പോയാലോന്ന്? ആ. നീ...നീ ഇത് വരെ മൂന്നാർക്ക് വന്നിട്ടില്ലാലോ?

മോനെ. മൂന്നാർക്ക് വരണം നീ. നമ്മൾ കേരളീയർ ആരും തന്നെ മൂന്നാർക്ക് പോവാത്തവരായിട്ട് ഉണ്ടാവില്ല.

ഞാൻ കേട്ടിട്ടൊക്കെയുണ്ടിട്ടോ. കേരളത്തിൽ ഒരുപാട് എങ്ങനെ വേണം...എങ്ങനെ വേ...എങ്ങനെ വേണമെന്ന് വെച്ചാൽ മൂന്നാറിൽ പോയിട്ട് ഒരു ദിവസം അവിടെയൊരു മുറി ബുക്ക് ചെയ്തിട്ട് അവിടെ ഒരു ദിവസം താമസിക്കണം.

അതാണ്. ഇ ഇരവികുളം നാഷണൽ പാർക്കിൽ ഒരുപാട് കാണാനുണ്ട്. അത് മാത്രമൊന്നുമല്ല. വേറെയും ഒരുപാട് പിന്നെ തേയില ഉത്പാദിപ്പിക്കുന്നതൊക്കെ മൂന്നാറിലല്ലേ? ആണ്. ആണ്. ആണ്. ഒരുപാട് ശർക്കര. ഒരുപാട്...മറയൂർ. ഈ ഭാഗങ്ങളൊക്കെ ശർക്കര സന്ത് സന്തൽ മരങ്ങളുടെ സന്തൽ കാടുകളുടെയൊക്കെ ഒരു കൂട്ടം. ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് മൂന്നാർ. ഇപ്പോൾ മൂന്നാർ ഒരു

അവിടെ ഈ ജി ഒരുപാട് എന്താ പറയാ ഡാമുകളും വെള്ളപ്പാടങ്ങളും. മാട്ടുപ്പെട്ടി ഡാം. ആ. ഉ ഉണ്ടല്ലോ. ചെറുതോ ചെറുതോണി ഡാം, മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ. ഇതൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ വീട്ടുമുറ്റത്തു തന്നെ ഉണ്ടായിട്ടാണ് നമ്മൾ ആദ്യം ഗോവക്ക് പോകുന്നതിന് മുൻപ് ഇതൊക്കെയല്ലേ പോയി കാണേണ്ടത്.

ആഹ്. അപ്പോൾ എന്തായാലും അങ്ങോട് പോകണം. ഏഹ്?

ആ. അത് തന്നെ ഈ ആഴ്ച പോകാം. അത്ര ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കൂട്ടം പോകുന്നുണ്ട്. ഞങ്ങൾ മ...മൈത്രി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആളുകൾ രണ്ട് വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. നിന്നെ എന്തായാലും പേര് ചേർക്കാം.

അപ്പോൾ നമുക്ക് ഈ ഈ അവധിക്കാലത്ത് നമുക്ക് ഗോവക്കും പോകാം മൂന്നാർക്കും പോകാം. ആദ്യം മൂന്നാർക്കും പോകാം പിന്നെ ഗോവക്കും പോകാം. അല്ലെ?

ആ. ഗോവ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേറെയും കൊറേ സ്ഥലങ്ങൾ ഒക്കെ കാണാം.

ആ. അവിടെ ഒ ഒരു സ്ഥലം അവിടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊരു ടോപ് സ്റ്റേഷൻ. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അതായത് ഫോട്ടോയെടുക്കാനായിട്ടുള്ള കുറെ സ്ഥലങ്ങൾ

ആ. അങ്ങോട് പോകാം നമുക്ക്. വെള്ളച്ചാട്ടം. അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് പാലക്കാട് ഉണ്ട്. മലമ്പുഴ. പിന്നെ സൈലന്റ് വാലി.

മലമ്പുഴയിൽ ഞാൻ പോയിട്ടുണ്ട്. സൈലന്റ് വാലി സന്ദ...സന്ദർശിച്ചിട്ടുണ്ട്. ആയപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മലപ്പുറത്തെ ഈ അടുത്ത് തന്നെ ഒരു മിനി ഊട്ടിയെ കണ്ടല്ലോ. പോയിട്ടുണ്ടോ അങ്ങോടൊക്കെ?

ആഹ്. മിനി ഊട്ടിയിൽ പോണം. എല്ലായിടത്തും പോണം നമുക്ക്. നമുക്ക് നമുക്ക് വയനാട്ടിലേക്ക് പോകണ്ടേ നമുക്ക്? നമുക്ക് ഈ അവധിക്കാലം മൊത്തം ഒരു യാത്രയാക്കിയാലോ? ആഹ്. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കുറെയൊക്കെ നമ്മൾ ജോലി ചെയ്തതല്ലേ. നമുക്ക് അതിന്റെയൊരു ഒരു ഒരു ക്ഷീണം അകറ്റാനും കൂടിയുള്ള മാർഗമായിട്ട് ഈ ഒരു അവധിക്കാലത്തെ ചിലവഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആഹ്. ഇനി നമുക്ക് ഇപ്പോൾ ഇരുന്ന് ഇങ്ങനൊരു വലിയ രണ്ട് മാസത്തെ അവധി കിട്ടുന്നില്ല. ആഹ്. ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം കേരളത്തിൽ മൊത്തം ഒരു ഏഹ് കേരളം ഒട്ടാകെ ഒന്ന് ഒരു യാത്ര പോയതിന് ശേഷം നമുക്ക് ഗോവക്കും പോകാം. പിന്നെ

അതായിരിക്കും ഏറ്റവും നല്ലത്. ആഹ്. മ്മ്. ആദ്യം കേരളം. പിന്നീട് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇറങ്ങാം.

പിന്നെന്താണ്? അപ്പോൾ നമുക്ക് ഈ ആഴ്ച തന്നെ മൂന്നാറിലേക്ക് ആദ്യം പോവാം അല്ലെ. പിന്നെ വയനാട്. അപ്പോൾ ഞാൻ മൂന്നാറിലേക്കുള്ള ബസ് മറ്റന്നാൾ പിക്ക് ചെയ്യാനാണെട്ടോ പോകുന്നത്. അപ്പോൾ അതിന്...നിന്റെ പേര് കൊടുത്തിട്ടുണ്ടെട്ടോ. ഏഹ്?